okay. ഞാനും അങ്ങനെ സൈലൻറ് വാലി ഇതുവരെ കണ്ടിട്ടില്ല. സൈലൻറ് വാലി ഇതുവരെ കണ്ടിട്ടില്ല. പക്ഷേ സൈലൻറ് വാലി എന്നു പറഞ്ഞ് നമ്മൾ ഏത് വേറെ ഏത് route ൽ കൂടി പോയാലും നമുക്ക് അതിൻറെ ഓരോ ഓരോ parts അത് full

സൈലൻറ് വാലി അത് നല്ല ഒരു സ്ഥലം തന്നെയാണ്. പ്രകൃതിരമണീയമായ ഒരു സ്ഥലമാണ്. അതെ സൈലൻറ് വാലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ, ആ name ൽ തന്നെ ഉണ്ടല്ലോ ആ പേരിൽ തന്നെയുണ്ട് അതിൻറെ ഒരു ഏർ സൈലൻറ് വാലി യുടെ ഒരു സംഭവം. ഏർ ഈ സൈലൻറ് വാലിയിൽ മറ്റേ ഇത് ഉണ്ടല്ലോ അട്ടകൾ. mainly അവിടെ main ആയിട്ട് അട്ടകളാണുള്ളത് ഈ സൈലൻറ് വാലിയിൽ. മുനിമലയിൽനിന്ന് നല്ല ദൂരം ഉണ്ട് അല്ലേ സൈലൻറ് വാലിക്ക്?

എടുത്തിട്ടാണ് നമ്മൾ ജെല്ലിപ്പാറയ്ക്ക് ആണ് പോകുന്നത്. ആ ജെല്ലിപ്പാറയിൽനിന്ന് വേറെ diversion ആണ് മുനിമല. ജെല്ലിപാറയിലേക്ക് നിങ്ങൾ പോയോ? ജെല്ലിപാറയിലേക്ക് നിങ്ങൾ പോയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ മുനിമലയ്ക്ക് plan ഇട്ട ഞങ്ങൾ ഈ locals ഞങ്ങളുടെ ഒപ്പം, friendly ആയിട്ട് ഞങ്ങളുടെ എപ്പോൾ വന്നപ്പോൾ ഞങ്ങൾ മുനിമലക്ക് അങ്ങനെ പ്ലാൻ ഇട്ടെങ്കിലും മുനിമലയ്ക്ക് പോയില്ല. അവര് ഞങ്ങളോട് പറഞ്ഞു അതിലും അടിപൊളിയായിട്ട്

ഏകദേശം കുറെ time നിങ്ങൾ അവിടെ ചെലവഴിച്ചിട്ട് ഉണ്ടാകും അല്ലേ? ഞങ്ങൾ ഇവിടെ നിന്ന് ഒരു രാവിലെ ഒരു എട്ടുമണിക്ക് ഒരു ഒൻപത് രാവിലെ അഞ്ചുമണിക്ക് പോയിട്ട് ഞങ്ങൾ രാത്രി ഒരു അഞ്ച്, ആറ്, ഏഴ് മണിക്കാണ് തിരിച്ചെത്തുന്നത്. ഓക്കേ. നല്ല രസകരമായ കാഴ്ചകൾ ഒക്കെ കണ്ടിട്ടുണ്ടാവും. അട്ടപ്പാടി എന്ന് പറയുന്നത് തന്നെ ഒരു നമ്മൾ, നീ മറ്റേ അയ്യപ്പനും കോശിയും film കണ്ടിട്ടില്ലേ? അയ്യപ്പനും കോശിയിലും full അട്ടപ്പാടി നമ്മൾ കാണുന്നുണ്ടല്ലോ. അപ്പോൾ നമുക്ക് ആ film കാണുമ്പോൾ തന്നെ അട്ടപ്പാടിക്ക് നമുക്ക് ഏർ പോകാൻ തോന്നും സത്യം പറഞ്ഞാൽ അതെ ആ cinema കാണുമ്പോൾ നമുക്ക് തോന്നും അട്ടപ്പാടിക്ക് ഒക്കെ പോയാൽ നന്നായിരുന്നു എന്ന് അതെ അതെ അതെ. അപ്പോൾ ഈ അട്ടപ്പാടിയിൽ നമ്മൾ കാണാത്ത ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ആ cinema യിൽ സാധാരണ നമ്മളെല്ലാവരും പോകുന്ന ഈ സ്ഥലങ്ങൾ മാത്രമേയുള്ളൂ. നമ്മൾ കാണാത്ത ഒരുപാട് കാര്യങ്ങൾ അഹ് ഈ അട്ടപ്പാടിയിൽ ഉണ്ട്. ആ അതെ. ചുരം കഴിഞ്ഞു ഒക്കെ പോകേണ്ടിവരും. ചുരം കഴിഞ്ഞ കുറേ പോകണം. അതുപോലെതന്നെ കുറേ, ചുരത്തിൽ തന്നെ കുറെ കാണാനും ഒക്കെയുണ്ട്. ഞങ്ങൾ ആദ്യം ഒരു ചുരം കേറി നമ്മുടെ മണ്ണാർക്കാട് നിന്ന് അട്ടപ്പാടി വരെ center ൽ എത്താനുള്ള, അഗളി വരെ എത്താനുള്ള ഒരു ചുരം കേറി. അതുകഴിഞ്ഞ് ഞങ്ങൾ രണ്ടാമത് ഒരു ചുരം കൂടി കയറിയിട്ട് ആണ് ഞങ്ങൾ ജെല്ലിപ്പാറ, ജെല്ലിപ്പാറ side ലേക്ക് എത്തിയത്. രണ്ടു ചുരം ഞങ്ങൾ കയറിയിട്ടുണ്ട്. ശരിക്കും അങ്ങനെ ആരും കയറാറില്ല. അത് അങ്ങനെ ഒരു ചുരം അവിടെ ഉണ്ടെന്ന് ആർക്കും അങ്ങനെ വ്യക്തമല്ല. കാരണം, എല്ലാവരും ഈ അട്ടപ്പാടിയിൽ വരുന്നു കുറച്ച് famous ആയിട്ടുള്ള സ്ഥലങ്ങൾ കാണുന്നു പോകുന്നു അത്രയേ ഉള്ളൂ.

വേറെ ഏതൊക്കെയാ? കുറെ സ്ഥലങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞങ്ങളവിടെ mainly ഏർ മുനിമല കണ്ടു. മുനിമല കണ്ടു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ജെല്ലിപ്പാറ പോയപ്പോൾ അതിൻറെ opposite ഉള്ള ഒരു മലയാണ് മുനിമല. അപ്പോൾ ഞങ്ങൾ mainly ഈ മുനിമലയുടെ മുകളിൽ ഒരു ക്ഷേത്രമുണ്ട് ഒരു temple ഉണ്ട്, ഒരു ക്ഷേത്രമുണ്ട്. ഒരു മുരുകൻ ക്ഷേത്രം ഉണ്ട്. അപ്പൊ ആ മുരുകൻ ക്ഷേത്രമായിരുന്നു ഞാനിങ്ങനെ കാണാലോ എന്ന് വെച്ചിട്ട് ഇങ്ങനെ പോയതാണ്. നല്ല രസമാണ്. ആ മലയുടെ മുകളിൽ ഒരു പണ്ടത്തെ type ഒരു temple ഒരു മുരുകൻ ക്ഷേത്രം. അപ്പോൾ ഞങ്ങൾ നേരെ അങ്ങോട്ടാണ് പോയത് പക്ഷേ അപ്പോൾ ആണ് ഈ locals നെ കണ്ടത്. അപ്പോൾ അവര് പറഞ്ഞു ഇതു ഇതിലും അടിപൊളി സ്ഥലം ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ അവർക്കൊപ്പം അങ്ങനെ പോയി അട്ടപ്പാടി area യിൽ കൂടി അങ്ങനെ കുറച്ചു ദൂരം കൂടി പോയാൽ വേറെ കോയമ്പത്തൂർ area യിലേക്ക് എത്തും അല്ലേ? ഞങ്ങൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ആനക്കട്ടി വരെ എത്തിയതാണ്. അവിടുന്ന് കുറച്ചു കൂടിയേ ഉള്ളൂ കോയമ്പത്തൂർക്ക്. പക്ഷേ ഞങ്ങൾ അങ്ങോട്ട് പോയില്ല. കാരണം ഞങ്ങൾ അത്ര ഒരു വലിയ ഒരു ride അല്ല ഉദ്ദേശിച്ചത്. അതുകൊണ്ട് അട്ടപ്പാടിയിൽ നിന്നുതന്നെ തിരിച്ച് ഇങ്ങ് പോന്നു കോയമ്പത്തൂർ പോകാൻ, പോയില്ല താവളം area യിൽ ഒക്കെ സഞ്ചരിച്ചിട്ടുണ്ടോ? താവളത്തുനിന്ന് ആണ് ഞങ്ങൾ food കഴിച്ചത് ഉച്ചയ്ക്ക്. താവളത്തുനിന്ന് ഞങ്ങൾ food കഴിച്ചത്. ഞങ്ങൾക്ക് ഞങ്ങൾ ഒന്നാമത് ഈ മുനിമലയിൽ നിന്ന്, മുനിമല ഒരു എന്താ പറയുക ഒരു ഒറ്റപ്പെട്ട ഒരു സ്ഥലമാണ് അതായത് full congested ആയിട്ടുള്ള ഒരു സ്ഥലമാണ് മുനിമല എന്ന് പറയുന്നത്. full എന്താ പറയുക ഈ tribal village ഉം, ഒന്നുമില്ലാതെ ഒരു side ൽ മാത്രമേയുള്ളൂ. ബാക്കി full കാടാണ്. അവിടെ ഞങ്ങൾക്ക് അപ്പോൾ ഒന്നാമത് അവിടെ വഴിയറിയില്ല ഒന്നുമറിയില്ല. അവസാനം ഞങ്ങൾക്ക് ഈ locals നെ കിട്ടിയപ്പോൾ ഞങ്ങൾ ഇങ്ങനെ അവർ ഞങ്ങളെ തിരിച്ചു താവളം വരെ എത്തിച്ചു തന്നു full അവിടെ കൊണ്ടുപോയിട്ട് അവിടെ ഏതെങ്കിലും canal ഓ അതുപോലെ പുഴ അതുപോലെ സ്ഥലങ്ങൾ എന്തെങ്കിലും കണ്ടോ? പുഴ ഉണ്ടല്ലോ അവിടെ ഈ മുനിമലയുടെ അപ്പുറത്ത് ജെല്ലിപ്പാറ. ജെല്ലിപ്പാറയുടെ side ൽ ഒരു പുഴ ഉണ്ട് ഭവാനിപ്പുഴ. ഭവാനിപ്പുഴയിൽ ആണ് നമ്മൾ, തമിഴ് നാട്ടിൽ നിന്നാണ് നമ്മൾ, ഈ പുഴ ഇവിടെയാണ് ഉത്ഭവിക്കുന്നത് എങ്കിലും തമിഴ്നാട്ടിലേക്ക് ആണ് ആപുഴ പോകുന്നത്. ഏകദേശം ഇന്ത്യയിലെതന്നെ reverse അതായത് full ഒരു side ലേക്ക് ആണല്ലേ കേരളത്തിലുള്ളത്. അതിന് നേരെ opposite ആയിട്ടുള്ള വലിയൊരു പുഴയാണ് ഭവാനിപ്പുഴ. ആ പുഴയിൽ നിങ്ങൾ ഇറങ്ങുകയോ കുളിക്കുകയോ എന്തെങ്കിലും ചെയ്തായിരുന്നോ? അതെ ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ ഞങ്ങൾ ആ ഭവാനി പുഴയിൽ ഇറങ്ങി, ഞങ്ങൾക്ക് വേറെ ഒരു സ്ഥലം ഉണ്ടായിരുന്നു. നമ്മുടെയും മണ്ണാർക്കാട് സത്യമംഗലം എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥലമുണ്ടല്ലോ, place ഉണ്ടല്ലോ അതേ പോലത്തെ വേറൊരു സ്ഥലം ഉണ്ടായിരുന്നു. അത് place എനിക്ക് correct ആയിട്ട് അറിയില്ല name അറിയില്ല അപ്പോൾ ഞങ്ങൾ ആ പുഴയിൽ പോയി ഇരുന്നിട്ട് അവിടെ പോയിരുന്നു ഞങ്ങൾ രണ്ടുപേരും പോയിരുന്ന്, അവിടെ കുറെ കുട്ടികളും ഒക്കെ ഉണ്ടായിരുന്നു. അവിടെ കുറച്ചു നേരം ഇരുന്നിട്ട് വൈകുന്നേരം തിരിച്ചു. സത്യമംഗലം പോലെ തന്നെയാണോ? അതുപോലെ? സത്യമംഗലം same സത്യമംഗലം. ഒരു മാറ്റവുമില്ല സത്യമംഗലം തന്നെയാണ്. പക്ഷേ സത്യമംഗലത്തിനെക്കാൾ കുറച്ചുകൂടി കാണാൻ രസണ്ട്. അടിപൊളിയാണ്. മലയും. അപ്പോൾ ഞങ്ങൾ ഒരു ഞങ്ങൾ അവിടെ എത്തിയ time ഒരു അഞ്ആറുമണി ആണ്. ആറു മണിക്ക് അവിടെ നല്ല രസമായിരുന്നു. അടിപൊളി സ്ഥലം ആയിരുന്നു. sunset കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ? sunset ഞങ്ങൾ, ഞാൻ പറയുകയാണ് ഈ ഭവാനി പഴപുഴയുടെ ഞങ്ങൾ ഇരുന്നു എന്ന് പറഞ്ഞില്ലേ? അപ്പോൾ അവിടെ തന്നെ ചെറിയൊരു sunset റ്റ് പോലെയൊക്കെ തോന്നിയിരുന്നെങ്കിലും പക്ഷേ sunset ന് ഞങ്ങൾ നിന്നില്ല. ഞങ്ങൾ അപ്പോഴേക്കും അവിടെ നിന്നു തിരിച്ചു. അതിനു മുൻപേ തിരിച്ചിട്ടുണ്ടാവും ല്ലേ?

ഇല്ല ഞങ്ങൾ ഒരു നാ, അഞ്ചുമണി, അഞ്ചു മണിക്ക്. താവളത്ത് നിന്ന് നിങ്ങൾ ഭക്ഷണം കഴിച്ചോ എന്തെങ്കിലും?

നരസിമുക്കിൽ ആണ് നമ്മുടെ അയ്യപ്പനും കോശി യുടെ മറ്റേ ആ സ്ത്രീ നടന്നു വരുന്നില്ലേ? ആ first പാട്ടിൽ ഉള്ളത്?

ആ പാട്ടിലുള്ള scene കൾ full നരസിമുക്കിൽ ആണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് അതിൽ കുറെ scene കൾ വരുന്നുണ്ട്. നരസിമുക്ക് ഒരു അടിപൊളി സ്ഥലമാണ്. പക്ഷേ എന്താന്നു പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ full ആൾക്കാർ ആണ്. നമുക്ക് ഒറ്റയ്ക്കായിട്ട് ഒന്ന് പോകാനോ ഒറ്റയ്ക്കിരിക്കാനോ ഒന്നും പറ്റില്ല. അതല്ലേ? വേറെ ആരെങ്കിലും ഇനി പോകാൻ അത് ഉദ്ദേശിക്കുന്നുണ്ടോ? ആ area യിൽ കൂടെ? ഞങ്ങൾ ഇപ്പോൾ ഞങ്ങൾ പറഞ്ഞില്ലേ ഞങ്ങൾക്ക് രണ്ട് locals നെ കിട്ടി എന്ന് പറഞ്ഞില്ലേ? അവർ ഞങ്ങളുമായിട്ട് ഭയങ്കര friends ആയി. അവർ ഞങ്ങൾക്ക് numbers ഒക്കെ തന്നു. അപ്പോൾ ഇനി വരുമ്പോൾ എന്തായാലും വിളിക്കണം. ഇനി അവിടെ താമസിക്കാനുള്ള രീതിക്ക് വരണം എന്നാണ് നമ്മുടെ അനിലേട്ടൻ പറഞ്ഞിരിക്കുന്നത്. അനിൽ നായർ എന്നാണ് മൂപ്പരുടെ പേര്. ഞങ്ങളോട് ഞങ്ങൾക്ക് എന്തോ ഞങ്ങളെ അവരൊരു family പോലെയൊക്കെ കണ്ടിട്ട്, അത്രയും friendship ആയി, കാരണം ഞങ്ങൾ രാവിലെ തൊട്ട് ഒരു ഒരു മൂന്നുമണിവരെ ആളുടെയൊപ്പം തന്നെയായിരുന്നല്ലോ. അപ്പോൾ ആ ഒരു, ആൾ ഇനി താമസിക്കാൻ വേണ്ടിയിട്ട്

ഒരു tribing, tribing oil. ഒരു tribes ഉണ്ടാക്കുന്ന oil അതൊക്കെ തേച്ചു നമുക്ക് മീൻ പിടിക്കാൻ പോകാം എന്നൊക്കെ പറഞ്ഞിട്ട്, ഇനി ഒരു ദിവസം വരണം അതിനായിട്ട് വരണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ അടുത്ത് അതല്ലേ ഇനി എന്നാണ് അപ്പോൾ പോകാൻ pan ചെയ്യുന്നത് ഇനിയിപ്പോൾ ഇനിയിപ്പോൾ അടുത്ത് എങ്ങാനും പോകുന്നില്ല. എന്നാലും ഞങ്ങൾ pan ചെയ്യുന്നുണ്ട് പോകാൻ വേണ്ടിയിട്ട്. കാരണം, അവർ അവിടെ വളർന്നവരാണ്. അട്ടപ്പാടിയിൽ വളർന്നവരാണ് ഈ രണ്ടുപേരും ഞങ്ങൾ കണ്ട രണ്ടുപേരും. പക്ഷേ അവർക്ക് ആ place അറിയണ പോലെ നമുക്ക് ഒരാൾക്കും അവിടെ അറിയുന്നുണ്ടാവില്ല. അപ്പോൾ അവരെ, അവരുടെ ഒപ്പം പോയി കഴിഞ്ഞാൽ നമുക്ക് fully അട്ടപ്പാടി explore ചെയ്യാം. അവിടെ പുളി പുളിമരങ്ങൾ ഒക്കെ നന്നായിട്ടുണ്ട് പുളി ഒക്കെ കിട്ടും, പുളിങ്ങ, അതൊക്കെ കേട്ടിട്ടുണ്ടോ? അവിടെ ഏറ്റവും കൂടുതൽ കിട്ടുന്നത് ഈ കാട്ടുതേൻ ആണ്. മറ്റേ honey ഇല്ലേ? കാട്ടുതേൻ ആണ് അവിടെ ഏറ്റവും കൂടുതൽ production.

ഞങ്ങളുടെ area യിലേക്ക് അവിടെ നിന്ന് പുളി കൊണ്ടു വരാറുണ്ട്. പുളിങ്ങ, അത് വിൽക്കും കുറച്ചുപേർക്ക്, കിലോ അങ്ങനെ ആക്കിയിട്ട്. ഓരോ വീട്ടിലൊക്കെ കൊടുക്കും അങ്ങനെയൊക്കെ.

ഇല്ല. അത് കൊണ്ടുവന്നില്ല കാരണം എൻറെ വീട്ടിൽ തന്നെ already ഉണ്ടാക്കുന്നുണ്ട്. തേൻ ഉണ്ടാക്കുന്നുണ്ട് നമ്മൾ. ഏർ എന്താ പറയാ natural തേൻ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. ഒരു മായവും ഇല്ലാത്ത തേൻ നമ്മൾ already ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് വാങ്ങേണ്ട ആവശ്യം വന്നില്ല കാരണം നമ്മൾ already full വീട്ടിൽ തേൻ ഉണ്ട് അപ്പോൾ അവിടെ നിന്ന് അങ്ങനെ വാങ്ങിച്ചില്ല, പോന്നു. അതല്ലേ? വേറെ എന്തൊക്കെയാണ്? അവിടെ നിന്ന് എന്തെങ്കിലും പ്രത്യേകിച്ച് എന്തെങ്കിലും കൊണ്ടുവരികയോ എന്തെങ്കിലും ചെയ്തോ? വേറെ ഞങ്ങൾ അവിടെ ചെയ്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ അവിടുത്തെ mainly food ആണ് ശ്രദ്ധേയം. കാരണം food ആണ് ഞങ്ങൾ കഴിച്ചത്. food അടിപൊളിയായിരുന്നു. food ഞങ്ങൾ പൊറോട്ടയും chicken ബിരിയാണിയും, അതായത് അവിടുത്തെ ഒരു taste എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ അട്ടപ്പാടി അങ്ങോട്ട് ദൂരത്തോട്ട് പോകുന്തോറും അവിടുത്തെ taste നമ്മുടെ തമിഴ്നാട് taste ആയിട്ട് വന്നുകൊണ്ടിരിക്കും. അവിടെ full ഒന്നാമത് അവിടുത്തെ ആൾക്കാർ full സംസാരിക്കുന്നത് അടക്കം തമിഴ് style ലാണ് സംസാരിക്കുന്നത്. തമിഴ്നാട് എത്തിയതുപോലെ നമുക്ക് feel ചെയ്യും. നമ്മൾ ഈ താവളത്തിൽ ഒക്കെ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ. അതുകഴിഞ്ഞാൽ പിന്നെ ആനക്കട്ടി എത്തി കഴിഞ്ഞാൽ പിന്നെ പറയുകയും വേണ്ട. അതുകഴിഞ്ഞ്, അതാണല്ലോ ആനക്കട്ടി ആണല്ലോ border. കേരള തമിഴ്നാട് border. ആനക്കട്ടി നല്ല ഒരു അടിപൊളി സ്ഥലം ആണെന്ന് കേട്ടിട്ടുണ്ട്. താവളം കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ എവിടെ നിന്നാണ് food കഴിച്ചത്? താവളം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ ഈ മണ്ണാർക്കാടേക്ക് തിരിച്ചു പോരണ്ട ഒരു ഇതെടുത്തു. അതായത് ഒന്ന് കറങ്ങിയിട്ട്, അട്ടപ്പാടി ഒന്ന് ചെറുതായിട്ട് ഒന്ന് കറങ്ങിയിട്ട് ഏർ ഒറ്റയടിക്ക് മണ്ണാർക്കാടേക്ക് എത്താണ്ട് ഒന്ന് കറങ്ങിയിട്ട് തിരിച്ചു വരേണ്ട ഒരു രീതിക്ക് ഞങ്ങൾ തീരുമാനിച്ചു. അപ്പോൾ ഞങ്ങൾ നേരെ താവളത്തുനിന്ന് നേരെ കഴിച്ചിട്ട് ഞങ്ങൾ ഞങ്ങളുടെ ആ പുഴയുടെ അവിടെ പോയി. പുഴയുടെ അവിടെനിന്ന് നേരെ ഞങ്ങൾ നരസിംമുക്കിൽ പോയി നരസിമുക്കിൽ പോയിട്ട് പിന്നെ ഒരു കൂടി കണ്ടു. അത് എന്താ place എന്ന് എനിക്കറിയില്ല, അനിരുദ്ധിനേ അറിയൂ. അതേ അല്ലെ? ആ പുഴയിൽനിന്ന് കുളിക്കുകയോ എന്തെങ്കിലും ചെയ്തായിരുന്നോ? ഇല്ല ഇല്ല. ഞങ്ങൾ പുഴയിൽ ഒന്നും ഇറങ്ങി ഒന്നുമില്ല. ഞങ്ങൾ full ഒന്നാമത് track suit ഉം jacket ഉം ഒക്കെ ഇട്ടിട്ടാണ് പോണത്. അപ്പോൾ പിന്നെ ഞങ്ങൾ അതിനൊരു അങ്ങനെ ഒരു ഇതിന് ഞങ്ങൾ plan ഇട്ടിട്ടില്ല ഇത് നമ്മൾ only sight seeing അത്രയും മാത്രമേ ഞങ്ങൾ ഉദ്ദേശിച്ചുള്ളു. പോകുന്ന വഴിക്ക് കാണുന്ന സ്ഥലങ്ങൾ കാറ്റാടികളുടെ spot ഒക്കെ ഉണ്ടല്ലോ അവിടെ? കാറ്റാടി ഈ നരസി നരസിമുക്ക് എന്നുപറയുന്ന സ്ഥലത്തിൻറെ അടുത്താണ് ഈ കാറ്റാടിമരങ്ങൾ ഉള്ളത്. ആ ഒരു അതിൻറെ side ൽ തന്നെ ആയിട്ട് ആണ് ഞങ്ങൾ ഈ കണ്ട പുഴ ഉള്ളത്. അപ്പോൾ ഈ നരസിമുക്ക് എന്നു പറയുമ്പോൾ തന്നെ അതിൻറെ side ൽ ആയിട്ട് ആണ് കാറ്റാടിമരങ്ങൾ ഒക്കെ ഉള്ളത് അത് ഞങ്ങൾ അങ്ങനെ അത്ര ശ്രദ്ധയും കൊടുത്തില്ലെങ്കിലും ഞങ്ങൾ അടുത്ത് നിന്ന് കണ്ടു അത്രയേ ഉള്ളൂ. അതെ അല്ലേ. വേ അത് നല്ല രസമായിരിക്കും കാണാൻ എന്ന് കേട്ടിട്ടുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട് cinema യിലും അങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ട്, അല്ലാതെ നേരിട്ട് അങ്ങനെ കണ്ടിട്ടില്ല. അത് കാണാൻ നല്ല രസമാണ്. പക്ഷേ ഞങ്ങളുടെ ഒരു trip ന്റെ planing, ഞങ്ങളുടെ trip ന്റെ ഒരു രീതി എന്ന് ഉദ്ദേശിച്ചത് ഞങ്ങൾ കൂടുതൽ explore nature അതായത് പ്രകൃതിയാണ് ഞങ്ങൾ explore ചെയ്യണമെന്ന് വെച്ചിട്ടാണ് ഞങ്ങൾ പോയത്. ഞങ്ങൾക്കിപ്പോൾ ഈ ഇതിൻറെ അടുത്തേക്ക് പോയി അവിടെ നിന്നിട്ട് ഒരു photo എടുക്കണം എന്നൊക്കെ ഞങ്ങൾ വിചാരിച്ചതാണ്. പക്ഷേ അതിനേക്കാൾ കൂടുതൽ അടിപൊളി മലയും കാടും മലയും മുകളിലുള്ള കോടമഞ്ഞും അതിൻറെ ഇടയിൽ കൂടി ചെറുതായിട്ട് മഴയും ചാറിയായിരുന്നു. അപ്പോൾ അത്രയും സംഭവങ്ങൾ ഉള്ളപ്പോൾ ഞങ്ങൾ ഈ സ്ഥലം ഒക്കെ ഒന്ന് അതിന് വലിയ പ്രാധാന്യം അങ്ങ് കൊടുത്തില്ല. നല്ല രസമാണ് ഈ കാറ്റാടിപ്പാടം കാണാൻ. ആ നിങ്ങൾ ഒരു സ്ഥലത്ത് മാത്രം നിൽക്കാതെ എല്ലാ സ്ഥലവും explore ചെയ്യാം എന്നുള്ള രീതിയിലേക്ക് ആയിരുന്നു അല്ലേ? അതെ ഞങ്ങൾ ഈ തുച്ഛമായ സമയംകൊണ്ട് അട്ടപ്പാടിയിൽ എത്ര സ്ഥലങ്ങൾ കാണാൻ പറ്റുമോ അത്രയും സ്ഥലങ്ങൾ കാണണം എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ട് പോയവരാണ് ഞങ്ങൾ. ഞങ്ങൾ ഈ സ്ഥലം മാത്രം അല്ല പോയിട്ടുള്ളത്. ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട് പക്ഷേ അട്ടപ്പാടി പോയപ്പോൾ അങ്ങനെ അടുത്തൊക്കെയുള്ള സാധനങ്ങൾ കാണണം എന്നൊരു ഇതിൽ അങ്ങനെ പോയതാണ്. അതല്ലേ വേറെ, വേറെ എന്തെങ്കിലും ഇങ്ങനെ സ്ഥലങ്ങൾ പ്രത്യേകമായി തോന്നിയിരുന്നോ, കണ്ടതിൽ? ഇനി അവിടെ അട്ടപ്പാടിയിൽ പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മല്ലേശ്വരമുടി എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവമുണ്ട്. മല്ലേശ്വര മുടി അവിടെ ഈ മറ്റേ ശിവരാത്രിക്ക് ശിവരാത്രിക്ക് ഈ ഒരു forty one days നാല്പത്തൊന്ന് ദിവസം വ്രതം എടുത്തിട്ട് അവിടുത്തെ ആൾക്കാർ, അവിടുത്തെ ആൾക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാല്പത്തൊന്ന് ദിവസം ദിവസം വ്രതം എടുത്തു കഴിഞ്ഞാൽ അവരാണ് അവിടുത്തെ നമ്പൂതിരിമാർ. അവര ഈ മല്ലേശ്വരം മുടിക്ക് കേറും. ഈ ശിവരാത്രി ദിവസം. അവിടെ പോയിട്ട് അവരൊരു വെള്ളമെടുത്തു വന്നിട്ട്, അവിടെ ഈ മലയുടെ മുകളിലെ ഒരു വെള്ളം എടുത്തു കൊണ്ടു വന്നിട്ട് അവർ തിരിച്ചു കൊണ്ടു വന്നിട്ട് ഇവിടെ വന്നിട്ട് എല്ലാവർക്കും കുറച്ച് tribes ഉണ്ട്. അവർക്ക് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. ആ ഒരു tribes ന് അവർ കൊടുക്കൽ ഉണ്ട്. ആ ഒരു വെള്ളം. അവിടെ അത് അടിപൊളി famous ആണ്. മല്ലേശ്വരം മുടിയിലെ, എന്താ പറയുക, ഈ ശിവരാത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ തന്നെ ഭയങ്കര famous ആയിട്ടുള്ള ഒരു സംഭവമാണ്. പക്ഷേ അത് അങ്ങനെ അത്ര ഈ tribes ന്റെ ഇടയിലുള്ള ഒരു festival ആയതുകൊണ്ട്, ഉത്സവം ആയതുകൊണ്ട് അത്രയ്ക്ക് അങ്ങോട്ട്

ആ ശിവരാത്രി ദിവസങ്ങളിലൊക്കെ അങ്ങോട്ട് പോകുന്നുണ്ട് കൂടുതൽ ആൾക്കാർ അത് കാണാൻ ഒക്കെ ആയിട്ട് അല്ലേ? അതെ. നമുക്ക് പോകാൻ ആണെങ്കിലും നമുക്ക് ഈ അഗളി എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ മല്ലേശ്വരം ക്ഷേത്രത്തിലേക്ക്, മോളിലേക്ക് മലയുടെ മുകളിലേക്ക് പോകണ ഈ ശിവക്ഷേത്രം ഉള്ളത്. ഈ ശിവക്ഷേത്രം വരെ നമുക്ക് പോകാൻ പറ്റുകയുള്ളൂ. അവിടുന്ന് ഈ മല്ലേശ്വരം മുടിക്ക് കുറച്ചുകൂടി മുകളിൽ കയറാൻ പറ്റും. അതിൻറെ അപ്പുറത്തേക്ക് നമുക്ക് ഒരാൾക്കും entry ഇല്ല. അതിൻറെ അപ്പുറത്തേക്ക് full ഈ ആനയും പോത്തും അഹ് പിന്നെ കാട്ടുപോത്തും പിന്നെ ഈ മാനും ഒക്കെയുള്ള സംഭവങ്ങളാണ്. ഇനി പുലി ഉണ്ടോ എന്നൊന്നും അറിയില്ല. കേട്ടിട്ടില്ല. ഉണ്ടാകും ചിലപ്പോൾ കാരണം പറയാൻ പറ്റില്ല. കാരണം മല്ലേശ്വരം മുടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂർത്തിട്ട് ഒരു top ൽ ഈ എന്താ നമ്മുടെ മാനം touch ചെയ്യുന്ന ഒരു മലയാണ് നമുക്ക് ഈ അട്ടപ്പാടിക്ക് കേറുമ്പോൾ തന്നെ ഇത് കാണാൻ പറ്റും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ.

അങ്ങനെ അവിടെനിന്ന് ഒരുപാട് ദൂരം ഉണ്ട്. അവർ രണ്ടുദിവസം എടുത്തിട്ടാണ് ഈ മല്ലേശ്വരം മുടിയിൽ പോയിട്ട് ഈ വെള്ളം കൊണ്ടുവരുന്നത്. രണ്ടുദിവസം അവർ രാത്രി കയറി കഴിഞ്ഞാൽ രാത്രി, രാവിലെ ആകുമ്പോഴേക്കും അവിടെ എത്തും. പിന്നെ രാവിലെ അവിടെ നിന്ന് തിരിച്ച് ഇറങ്ങും. ഉച്ച ഉച്ച ആകുമ്പോഴേക്കും ഇവിടെ തിരിച്ച് അട്ടപ്പാടിക്ക് എത്തും അവർ, അഗളിക്ക്. പ്രാകൃതമായ ആചാരം ആയിരിക്കുമല്ലേ? ഭയങ്കര പ്രാകൃതമായിട്ടുള്ള ആചാരമാണ്. പക്ഷേ അതിന് അത്രയും ഒരു famous ഇവിടെയൊന്നും ആരും കൊടുത്തില്ല. ആർക്കും അറിയില്ല. പക്ഷേ എൻറെ ഒരു അഭിപ്രായത്തിൽ അങ്ങനെ കൊടുക്കാതെ ഇരിക്കുകയാണ് നല്ലത്. കാരണം അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവരും അവിടെ കയറി, ഈ visitors ഒക്കെ കയറിയിട്ട് അത് നാശം ആകാനും chance ഉണ്ട്. അത് ഏതാണ്, അതിൻറ season ഏതായിരുന്നു? അതിൻറെ season എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ശിവരാത്രി, ശിവരാത്രി ദിവസം എന്നാണ്? ശിവരാത്രി എൻറെ ഒരു സംശയത്തിൽ വെള്ളിയാഴ്ച, ഫെബ്രുവരി ആണെന്ന് തോന്നുന്നു എനിക്ക്. ഫെബ്രുവരി ഒരു, അല്ലെങ്കിൽ മാർച്ച്.

ആ ഇനി അടുത്ത കൊല്ലം ഉണ്ട്. എല്ലാ കൊല്ലവും പോണവർ എൻറെ നാട്ടിൽ നിന്നൊക്കെ എല്ലാ കൊല്ലവും ഈ ശിവരാത്രി ദിവസം അവിടെ പോകണോരൊക്കെ ഇഷ്ടം പോലെയുണ്ട്. പക്ഷേ എല്ലാവരും പോവുകയാണെങ്കിൽ അമ്പലം പോയി തൊഴുക, വരിക അത്രയേ പറ്റുകയുള്ളൂ. അതെ അല്ലേ, ഇനി അടുത്ത പ്രാവശ്യം ഇനി പോകാൻ നോക്കാം അല്ലേ?

വേറെ ഞങ്ങൾ അന്ന് അവിടെ കണ്ടത് നേരെ മറ്റേ ജെല്ലിപ്പാറ കണ്ടു. ഏർ പിന്നെ ഞങ്ങൾ നേരെ തിരിച്ച് ഇങ്ങോട്ട് മണ്ണാർക്കാട്ടേക്ക് പോന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ഈ മണ്ണാർക്കാട് പോണേന്റെ ഈ time ൽ ഞങ്ങൾ ഒരു പാലം കണ്ടു. എനിക്ക് ആ പാലത്തിൻറെ പേര് ഇപ്പോൾ ഓർമ്മയില്ല. പക്ഷേ അടിപൊളി പാലമാണ്. എന്താ പറയുക, ഈ ഭവാനിപ്പുഴക്ക് കാണാൻ തന്നെ രസമുള്ള ഒരു

പാലത്തിൻറെ പേര് എനിക്ക് അങ്ങനെ ഓർമ്മയില്ല. പക്ഷേ എനിക്ക് പേര് അങ്ങനെ ഓർമ്മ കിട്ടുന്നില്ല ഞാൻ ഞങ്ങള് എനിക്ക് അറിയില്ല. പക്ഷെ പാലം അടിപൊളിയായിരുന്നു ഞങ്ങൾ അവിടെ നിന്ന് കുറച്ചു photos ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ അവിടെ കുറച്ചു നേരം ഇരുന്നിട്ട് ഒന്ന് ഇതൊക്കെ ആക്കി ഒരു ഒരു പ്രകൃതിയോട് ഒരു ഇതൊക്കെ ആയിരുന്നിട്ട് അങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോന്നു. എത്രഎത്ര മണിക്കാണ് പോന്നത് എന്നാണ് പറഞ്ഞത്? ഞങ്ങൾ അവിടെ നിന്ന് ഒരു, ഈ പാലത്തിലേക്ക് ഞങ്ങൾ എത്തുന്നത് ഒരു ആറ് ആറര ഒക്കെ ആയിട്ടാണ്. ആറരയ്ക്ക് അല്ലേ? എന്നിട്ട് നേരെ തിരിച്ചോ, അതോ പിന്നെ അവിടെ കുറച്ചുനേരം നിന്നിട്ടാണോ പോന്നത്?

പിന്നെ bike ആണ്. അപ്പോൾ പിന്നെ ഞങ്ങൾ നേരെ ഒരു ആറു മണി ആറരയൊക്കെ ആയപ്പോൾ തന്നെ ഞങ്ങൾ നേരെ അട്ടപ്പാടിയുടെ ആ കവാടം ഇല്ലേ, നമ്മുടെ ഈ Starting Point. അവിടെ എത്താനുള്ള രീതിക്ക് എത്തി. അവിടെ നിന്ന് ചായയും കുടിച്ച് അട്ടപ്പാടി center ൽ നിന്ന് ഈ സൈലൻറ് വാലിക്ക് പോകുന്ന ആ വഴിയുടെ അവിടെ നിന്ന് ഒരു ചായ കുടിച്ചിട്ട് നേരെ മണ്ണാർക്കാടേക്ക് ഉള്ള അട്ടപ്പാടിയുടെ ആ ഒരു entry യുടെ അവിടെയെത്തി ഒരു ആറരയ്ക്ക്. മഴ ഉണ്ടാകുന്ന time ആയിരുന്നു അല്ലെ? മഴ ഒരു ചാറ്റൽ മഴ ഉണ്ടായിരുന്നു ഞങ്ങൾ പോരണ സമയത്ത്.

പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അടിപൊളിയായിരുന്നു. നല്ല super. എൻറെ ഒരു life ൽ എന്നെങ്കിലും എന്തൊരു life ൽ എന്നു പറയാം life ൽ ഞാൻ അടിപൊളിയായിട്ട് ആസ്വദിച്ച ഒരു ഒരു യാത്രയായിരുന്നു കാരണം ഒന്നാമത് ആ locals ആയിട്ട് friendship ആയി. അവർ അവരുടേതായിട്ടുള്ള സ്ഥലങ്ങൾ നമുക്ക് കാണിച്ചു തന്നു. നമുക്ക് അങ്ങനെയൊന്നും ഇതുവരെ എവിടെയും ഉണ്ടായിട്ടില്ല. അപ്പോൾ പിന്നെ അവരുമായിട്ട് അവരിനി എപ്പോഴാണെങ്കിലും അങ്ങോട്ട് വരാനും പറഞ്ഞു. നമുക്ക് contact തന്നു. ഇനി എപ്പോൾ പോകുമ്പോഴും അവരവിടെ അവരുടെ house ഉണ്ട് നമുക്ക് അവിടെ നിൽക്കാം. അവർ full ചെലവ്, full ood, എന്ത് food വേണമെങ്കിലും അങ്ങനെ കാട് അങ്ങനെയൊക്കെ നമുക്കൊരു experience അവിടെ നിന്നു കിട്ടി. അട്ടപ്പാടി പോകുമ്പോൾ അങ്ങനെയുള്ള experience കിട്ടാറില്ല പൊതുവേ. പക്ഷേ ഇങ്ങനെയൊരു experience ഒരു വേറെ തന്നെയാണ്. tourist guide വല്ലതുമാണോ അവർ?

കണ്ണൻ എന്നു പറയുന്ന വ്യക്തിക്ക് അവിടെ കപ്പ, അങ്ങനത്തെ vegetables അവിടെ കൃഷി ആൾക്ക്. കപ്പ കൃഷി നന്നായിട്ട് ഉണ്ടാവും അല്ലേ? ആ കപ്പ കൃഷി ചെയ്യുന്ന ആളാണ് ഈ കണ്ണൻ എന്ന് പറയുന്ന ആൾ. അവരെ ഒരു local അതായത് ഒരു local എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു village ൽ താമസിക്കുന്ന രണ്ട് വ്യക്തികൾ ആ village ഉം ആ ഒരു ചുമ്മാ ഒരു place നെയും കുറിച്ച് എല്ലാമറിയുന്ന ഒരു രണ്ടു വ്യക്തികളാണ് അവർ. എല്ലാം അറിയാം. അപ്പോൾ ഞങ്ങൾ

ഞങ്ങൾ ചെർപ്പുളശ്ശേരിയിൽ എന്നാണ് ഞങ്ങൾ ഇങ്ങനെ അവിടുന്നാണ് എന്ന് പറഞ്ഞപ്പോൾ അവരു പറഞ്ഞു ഞാൻ അവിടെ താമസിച്ചായിരുന്നു. അവിടെ ഒരു കോറിയിൽ, കല്ലെടുക്കണ ഒരു കോറിയിൽ ആണത്രേ ഈ അനിൽ നായർ പണിയെടുത്തിരുന്നത്. പന്ത്രണ്ട് വർഷം. അപ്പോൾ അങ്ങനെ സംസാരിച്ചു. friendly ആയപ്പോൾ അവർ ഞങ്ങളുടെ ഒപ്പം ഒരു ഉച്ചവരെ, ഒരു മൂന്നുമണിവരെ, മൂന്നര വരെ ഞങ്ങളുടെ ഒപ്പം ഉണ്ടായിരുന്നു. അവർ പറയണ സ്ഥലം കാണിച്ചുതന്നു. താവളത്തിൽ നിന്നല്ലേ അവരെ കണ്ടത്? ആ അവരെ കണ്ടത് എന്താ, താവളത്തിലേക്ക് അവർ തിരിച്ച് ആക്കി തരുവാ ചെയ്തത്. ഞങ്ങൾ അവരെ കണ്ടതാ മുനിമലയുടെ ആ ഒരു പ്രദേശത്തുനിന്നാണ്. ജെല്ലിപ്പാറ പ്രദേശത്തുനിന്നാണ് അവരെ കണ്ടത്. ജെല്ലിപ്പാറയിൽ നിന്നാണ് കണ്ടത്. ജെല്ലിപ്പാറയിൽ നിന്ന് ഞങ്ങൾ എന്തു ചെയ്യണം എങ്ങോട്ട് പോകണമെന്നറിയാതെ നിന്ന time ലാണ് അവരെ കണ്ടത്. ഞങ്ങള് താവളത്തിൽ നിന്ന് അവര് ഞങ്ങളെ last ആക്കി തന്നു. തിരിച്ച് ഞങ്ങൾക്ക് ഈ high way ലേയ്ക്ക് തന്നെ അവര് ആക്കി തന്നു. ഞങ്ങൾ full ഈ

അവരെ കണ്ടിട്ട് പിന്നെ google map വേണ്ട എന്ന് വെച്ചു അല്ലേ?

രണ്ടുമൂന്ന് സ്ഥലങ്ങളും കൂടിപ്പോയി. പിന്നെ നേരെ അങ്ങനെ മണ്ണാർക്കാടേക്ക് തന്നെ തിരിച്ചെത്തി. മണ്ണാർക്കാട് ഒക്കെ എത്തുന്നതിനു മുമ്പേ അവിടെ കുറെ വേറെയും സ്ഥലങ്ങൾ ഉണ്ടല്ലോ. ചുരത്തിൽ തന്നെ കുറെ കാണാനുണ്ട്. മണ്ണാർക്കാടേക്ക് എത്തുന്നതിനു മുന്നേ മുന്നെ തന്നെ നമുക്ക് അവിടെ ഒരു അട്ടപ്പാടിയുടെ കവാടത്തിന്റെ അവിടെ ഒരു വെള്ളച്ചാട്ടം ഉണ്ടായിരുന്നു. പക്ഷേ അത്, അത് എപ്പോഴും എല്ലാവരും കാണുന്ന ഒരു സ്ഥലമായിരുന്നു. പക്ഷേ ഞങ്ങളുടെ നിർഭാഗ്യവശാൽ മഴ ഒരു അഞ്ച് ദിവസം ആയിട്ട് ഇല്ല എന്നാണ്

ഇല്ല ഇല്ല അങ്ങനെയല്ല. എല്ലാം കാണാൻ പറ്റണമെന്നില്ല. ഒരു ദിവസം ഞങ്ങൾ വയനാട്ടിലേക്ക് പോയപ്പോൾ മഴ ആയതുകൊണ്ടും കോട ആയതുകൊണ്ടും അവിടെ കൂടുതൽ ഒന്നും കാണാൻ പറ്റിയില്ല. അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അതു പോലെ തന്നെ നിങ്ങൾക്കും അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാകും അല്ലേ?

കോടയും അതിൻറെ top ഉം പിന്നെ എന്താ പറയുക, ചെറുതായിട്ട് ഉള്ള ഒരു മഴ ഉണ്ടാവില്ലേ? ആ മഴയും കോടയും മഞ്ഞും ഒക്കെ ആയിട്ടാണ്, വേണ്ടിയിട്ടാണ് ഞങ്ങളവിടെ അട്ടപ്പാടിക്ക് പോകാന് plan ഇട്ടത്. അതെ അല്ലേ? എന്നിട്ട് അത് കുറച്ചൊക്കെ കണ്ടിട്ടുണ്ടാവും. കുറച്ചൊക്കെ കണ്ടു എന്നു പറയാം. മഴ, മഴ മാത്രമാണ് അതിലൊരു negative ആയുള്ളൂ. ഞങ്ങൾ മഴയൊക്കെ കൊള്ളാൻ വേണ്ടിയിട്ടാണ് അവിടെ പോയത് മഴ കൊള്ളാൻ വേണ്ടി പോയിട്ട് മഴ കിട്ടിയില്ല. അവിടെ ഈ കോടയും കണ്ടിട്ട് മലയും കണ്ടിട്ട് ആ പക്ഷേ ഞങ്ങൾ കാണാത്ത ഒരുപാട് കാര്യങ്ങൾ അവിടെ അട്ടപ്പാടിയിൽ കാണാൻ പറ്റി. കുറേ culture ഇത് ആയിട്ടുണ്ടാവും അല്ലേ experience ചെയ്തിട്ടുണ്ടാവും. കുറെ cultures എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടാണ് ഈ ട്രൈബൽ ഒരു ഊരിൽ കൂടെയൊക്കെ വണ്ടിയോടിച്ചു പോണത്. അവരുടെ, അവരുടെ വീടുകളും അവിടുത്തെ കടകളും അവിടുത്തെ ആൾക്കാരുടെ സംസാരവും അവരുടെ അവിടുത്തെ കുട്ടികളും അവിടുത്തെ animal ഈ മൃഗങ്ങളും animals ഉം ഒക്കെ കാണുന്നത് ഞാൻ ആദ്യമായിട്ടാണ് ഈ ഊരിന്റെ ഇടയിൽ കൂടെ, രണ്ടുമൂന്ന് ഊരിന്റെ ഇടയിൽ കൂടെ വണ്ടി ഓടിച്ചു പോകുന്നത്. അപ്പോൾ അതൊരു വേറെ experience തന്നെയായിരുന്നു. എനിക്ക് അങ്ങനെ feel ചെയ്തു. എനിക്ക് അതൊക്കെ ഇഷ്ടപ്പെട്ടു. ഞാൻ ഒരുപാട് ഇങ്ങനത്തെ സംഭവങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരാൾ ആയതുകൊണ്ട് എനിക്കത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ഒരുപാട് ആൾക്കാരെ കണ്ടു. ഒരുപാട്, ഒരുപാട് cultures ഒരുപാട് cultures ന്റെ dress, ഒരുപാട് dress, ഒരുപാട് variety വസ്ത്രങ്ങൾ ധരിക്കുന്ന tribe ന്റെ ആൾക്കാര്, അങ്ങനെയുള്ള ആൾക്കാരെ കണ്ടു. അതെ എനിക്കും അതുപോലെ സംഭവങ്ങളൊക്കെ ഇഷ്ടമാണ്. വേറെ culture അതുപോലെ കുട്ടികൾ അതുപോലെ ഈ rural areas ഒക്കെ നല്ല പോലെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ. അതെയതെ. ഞങ്ങൾക്ക് അതുകൊണ്ട് ഈ കഴിഞ്ഞ അട്ടപ്പാടി ഒരു യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അതൊരു വല്ലാത്ത ഒരു എനിക്ക് എൻറെ ഒരു personal അഭിപ്രായത്തിൽ എനിക്ക് വല്ലാതെ ഇഷ്ടമായി. കാരണം കാണാത്ത കുറേ കാര്യങ്ങൾ കണ്ടു, ഏർ ഇങ്ങനത്തെ ആൾക്കാരെ കണ്ടു. ഇങ്ങനെയും ആൾക്കാർ ഉണ്ട് എന്ന് മനസ്സിലായി. നമ്മുടെ നാട്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ നാട് ഒരുപാട് വികസിവികസിച്ചു വികസിച്ചുകൊണ്ടിരിക്കുന്ന നാടാണ് പക്ഷേ അവിടെയൊന്നും വികസനത്തിന് ഒരു ഇതുപോലും ഇല്ല അവിടെയൊക്കെ. അവിടെയൊക്കെ നമ്മുടെ പഴയ കാലങ്ങളിൽ ഇപ്പോഴും അവിടെയുള്ളത്. അവിടെയൊക്കെ മറ്റേ ഈ കഥകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മറ്റേ ഈ തെങ്ങിൻറെ ഓല വെച്ചിട്ടുള്ള സംഭവങ്ങളാണ് കടകൾ ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. hotels ഇല്ല അവിടെ. resorts ഇല്ല. resorts എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നാല് minimum, ഞാൻ അവിടെ പോയപ്പോൾ അട്ടപ്പാടിയിൽ പോയപ്പോൾ ആകെ കണ്ടത് രണ്ടു resort ആണ്. അത്രയും ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഉണ്ടാകും. resorts ഉണ്ടാകും. അതൊക്കെ resorts ഒക്കെ തന്നെ ഉള്ളൂ. അവിടെ വേറെ ഒരു ഇതും ഇല്ല അവിടെ. പക്ഷേ അവരുടെ life ൽ അവർ happy യാണ്.

അതാണ് ഞാൻ പറഞ്ഞുവന്നത്. ഈ വികസനം വരാതിരിക്കുകയാണ് അട്ടപ്പാടിയിൽ നല്ലത്. ശരിക്ക് അട്ടപ്പാടിയിൽ വികസനം വരരുത് എന്നാണ് എൻറെ ഒരു അഭിപ്രായവും എൻറെ ഒരു ആഗ്രഹവും അതാണ്. അത് ആ ഒരു ഊര്, ആ ഒരു അട്ടപ്പാടി അങ്ങനെ തന്നെ അട്ടപ്പാടി ആയി തന്നെ പോണം. ഇതെല്ലാമാണ് എനിക്കൊരു താല്പര്യം. അവിടെ ഇനിയും വികസനം വരാതെ ഇരിക്കുകയാണ് നല്ലത്. വികസനം വന്നുകഴിഞ്ഞാൽ അട്ടപ്പാടി എന്ന് പറയുന്ന സ്ഥലം നമുക്ക് പിന്നെ ഓർമ്മയാകും. അത്രയും, അത്രത്തോളം അത് നാശം ആകാൻ chance ഉണ്ട്. എന്തായാലും നല്ലൊരു ഭംഗി പ്രകൃതിരമണീയമായ സ്ഥലം തന്നെയാണ് അട്ടപ്പാടി എന്ന് പറയുന്നത് അല്ലെ? അതെ നമുക്ക് നമ്മുടെ ഒരു മനസ്സ്, നമ്മുടെ ഒരു mind നമുക്കൊരു ഒരു കുറച്ചുനേരത്തേക്ക് നമുക്കൊരു, എന്താ പറയുക, ഒരു റസ്റ്റ് വേണമെന്ന് feel ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു പറയുന്ന സ്ഥലത്ത് പോയിരുന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു positive കിട്ടും. sure ആയിട്ടും കിട്ടും ഉറപ്പായിട്ടും കിട്ടും. നല്ലൊരു പ്രകൃതിരമണീയമായ സ്ഥലം ആയതുകൊണ്ടുതന്നെ refresh ന്, refresh ആക്കാൻ പറ്റും. mind നല്ല peaceful ആക്കാൻ പറ്റും. അതെ mind വല്യ ഒരു refresh ആക്കാൻ പറ്റും. മണ്ണാർക്കാടിലെ ഏറ്റവും famous ആയ ഒരു സ്ഥലമാണ് അട്ടപ്പാടി എന്ന് പറഞ്ഞത്. നമ്മുടെ കേരളത്തിലെ ആലപ്പുഴ ജില്ലയില്ലേ? ആലപ്പുഴ ജില്ലയുടെ അത്ര വലിപ്പം ഉണ്ടെന്നാണ് അട്ടപ്പാടി എന്നാണ്

എന്തായാലും നിങ്ങള് യാത്ര നല്ല രീതിയിൽ അവസാനിച്ചിട്ടുണ്ട് ആകും അല്ലേ? നല്ലൊരു experience ആയിട്ടുണ്ടാവും ശരിക്കും നല്ലൊരു, നല്ലൊരു സന്തോഷമുണ്ട് അവിടെ പോയി വന്നത് കൊണ്ട്. എനിക്ക് ഒരു, ഒരു ഒരു മനസ്സിനൊരു ശാന്തി കിട്ടിയ പോലെയുണ്ട്. എനിക്ക് feel ചെയ്തിട്ടുണ്ട്. കാരണം

അങ്ങനെയൊക്കെ ആയപ്പോൾ എനിക്ക് ഭയങ്കര happy യാണ് ഞാൻ. എന്തായാലും നല്ലൊരു യാത്രയായത് പരിണമിച്ചു അല്ലേ? നല്ലൊരു experience ആയി. നമുക്ക് experience ആയിട്ട് നമുക്ക് വല്ലാത്തൊരു expensive അല്ലാണ്ട് നമ്മുടെ അടുത്തുള്ള ഒരു സ്ഥലം നമുക്ക് അതിൻറെ ഉള്ളിലേക്ക് കയറിയിട്ട് explore ചെയ്യാൻ പറ്റി. രാത്രിയോടു കൂടി വീട്ടിലെത്തി അല്ലേ? രാത്രിയോടെ കൂടെ വീട്ടിലെത്തി. ഞങ്ങൾ നേരെ മണ്ണാർക്കാട് എത്തിയിട്ട് മണ്ണാർക്കാട് എൻറെ ഒരു friend ഉണ്ട് ഹേമൽ എന്ന് പറഞ്ഞിട്ട്. ഹേമലിനെയും കണ്ടിട്ട് അപ്പോൾ ഹേമൽ ഒരു place ഉണ്ട്. അവനോടൊപ്പം ആ ഒരു place കൂടി കണ്ടിട്ട്

അതെ അതെ അതെ.